പിന്നെ കുറെ കറികളുണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു മോരുണ്ടായിരുന്നു പിന്നെ അവിയല് തീയല് പിന്നെ എല്ലാ വിധ കറികളുണ്ടായിരുന്നു എല്ലാം സദ്യയിലുണ്ടാകുന്ന കറികളും രണ്ടു കൂട്ടം പായസം പപ്പടവും പഴവും എല്ലാം ഉണ്ടായിരുന്നു

അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ? ഇല്ല ഇത്തരമൊക്കെ തന്നെയുള്ളു ഞാൻ ഇതിനെപറ്റി കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ ഞാൻ ഇനിയും വിളിക്കാം. ആ ആയിക്കോട്ട് ആയിക്കോട്ട്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ലാത്തതു കൊണ്ട് ഞാൻ വക്കുന്നു. പിന്നെ ഒരിക്കല് നമുക്ക് കാണാം.

bye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

അഞ്ചു minute കഴിഞ്ഞാർന്നേ അതായിരുന്നേ ആഹ് എന്നിട്ട് പുതിയെ എങ്ങനെത്തെക്കെ രീതിയിലുള്ളതാ ഇറങ്ങുന്നത് വേറൊന്നു ഇല്ല അതിനാത്ത് ഓരോന്നിനും ഏർ നമ്മളെ full മടക്കി വെച്ചിരിക്കാവുന്ന type ഉണ്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് purpose അനുസരിച്ചിട്ടാണ് നമ്മളെ ഇത് അനുസരിച്ച് use എയ്യാൻ പറ്റുന്നതും നമ്മളെ tab പോലെ use എയ്യാൻ പറ്റുന്നതൊക്കെ ആയിട്ട് പിന്നെ full touch ഉം ഇപ്പഴത്തെ പുള്ളാർക്കെല്ലാം കൂടുതലിഷ്ടം gamingPC യാണ് gamingPC യാണ് ഏറ്റവും കൂടുതല് ഇപ്പൊ

high speed jet നകത്ത് game കളിക്കാൻ തന്നെയാണ് choose എയ്യാ ഇതൊക്കേം അല്ലാതെ നല്ല രീതി graphics ഉണ്ട് കളിക്കുന്ന പരിപാടിയാണ് അതൊക്കെ എത്രന്റെ എത്ര എത്ര വിലടെ ഒക്കെയാവും

അത്ന്ന് വെച്ചഴിഞ്ഞാ high configuration സാധനങ്ങളാ graphics അയിന് support എയ്യുന്ന board ഉം എല്ലാം അവിടെ വെച്ച് ആഹ് അങ്ങനെ set എയാണിവിടുന്ന്

അത് വച്ച് കഴിഞ്ഞാ ഓരോരുത്തർക്കും ഇപ്പൊഴത്തെ പുള്ളാരല്ലേ എല്ലാർക്കും അവരവരെന്നെ ഞെക്കി നോക്കി വച്ചു നോക്കേം അത് നമ്മക്ക് കൊണ്ടുത്തരും അത് നമ്മൾ assemble ചെയ്ത് കൊടുത്താൽ മാത്രം

നമ്മക്ക് പക്ഷെ നല്ല നമ്മള് use എയ്തിട്ട് ഏതാ നല്ല company ടേത് നമ്മക്കൊരു ആ ഇന്ത്യയിന്ന് ഓരോ സാധനങ്ങൾ assemble ചെയ്തെടുക്കണ്ടേ അപ്പൊ game ൻ്റെ ആവുമ്പം

ആഹ് complaint വരാൻ chance കൂടുതലാ അതുകൊണ്ട് അങ്ങനെ assemble ചെയ്തടുക്കുന്നതാണ് മിക്കവറും gamingPC എല്ലാം വേഗം service ചെയ്തെറക്കി ഞാൻ phone നകത്ത്‌ ആയിരുന്നു അതാ hello

അതില്ല അവന്മാര് ഉം അതങ്ങനെ assembled എയ്‌തെടുക്കുന്നെയാണ് assemble എയ്തെടുക്കുന്നതായിരിക്കും എല്ലാരും പറയും കുറച്ചും കൂടി നല്ലത് branded ആയിട്ടൊരു laptop നാത്ത് നമുക്കൊരു സാധനം പിന്നീട് കേറ്റാൻ പറ്റത്തില്ല എല്ലാ ഇതായിട്ടാ വരുന്നെ assemble ചെയ്ത സാധനത്തിനാകത്ത് അവരുടെ branded സാധനം തന്നെ കേറ്റാൻ പറ്റത്തുളളൂ പിന്നീട് നമ്മള് കേറ്റുന്ന ഏർ നമ്മക്ക് വരുന്ന ഏർ web type സാനം ആന്നെങ്കിൽ നമ്മക്ക് വരുന്ന അല്ലാത്ത cabin ആ വരുന്നേ normal cabin നാത്ത് വെച്ച് വിടും പിന്നെ last normal cabin നാത്ത് ഇട്ട് വെച്ചിങ് തരു കാരണം ഏർ

ഭയങ്കര ദേഷ്യക്കെ ആവും ചിലവര് അതിന്റെ ഇടത്തരം നിക്കും ചിലർക്ക് ദേഷ്യം വന്നാലും ഒന്നും മിണ്ടാതിരുന്നിട്ട് silent attack പോലെ type ഒക്കെ പക്ഷെ ചിലവര് വെറും പാവങ്ങളും ഉണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം കൂടുതലുണ്ട് എന്ന് അല്ലാണ്ട് പോലെയാ സംസാരിക്കുന്നുന്ന് മാത്രേ ഉള്ളൂ എന്തോ വലിയ സംഭവാന്നൊക്കെയാ പറഞ്ഞു നടക്കുന്ന് ഈ ഇത് computer ൻ്റെ തന്നെ ഈ desktop check എയ്യാ അതൊന്നും നോക്കത് ചെയ്യ്‌ നോക്കത്തില്ല അതിനകത്ത് ശരിയാക്കുന്നില്ല desktop service എയ്യും പക്ഷെ desktop ൻ്റെ mother board ഒന്നും നമ്മക്കീ പറയുന്ന പോലെ availabe അല്ല കാരണം ഓരോന്നിനും ഓരോ രീതിയിലാ അവന്മാര് ഇതെയ്ത് വിടുന്നെ design നും ഓരോന്നിനും ഓരോ രീതിയിലുള്ള components ഇറക്കി വിടുന്നെ നമ്മക്ക് അത്

അതിൻ്റെ വേറൊരു design ആയിരിക്കും വേറെ components ആയിരിക്കു അത് പിന്നെ വരുന്നതാണ് അസൂസ്ൻ്റെ ആണെങ്കിൽ അസ്യൂസിൻ്റെ വേറൊരു രീതില് ഇങ്ങനെ അവരവരുടെ രീതിയിലുള്ള

ഉം അല്ലാതെ നമ്മക്ക് എല്ലാം same components ആയിട്ടല്ല ഇറക്കുന്നെ ഓരോന്നിനും ഓരോ design വെച്ച് പലതിനും പല രീതിയിലുള്ള circuit ഒക്കെ വരും വെച്ചയിഞ്ഞാൽ പല എന്താ പലതിലും പല രീതിയിലാണ് വരുന്നത് ഒരേ രീതിയിലായിരിക്കത്തില്ല companies ചിലവര് components കുറച്ചെറക്കും ചിലവര് components കൂട്ടി ഇറക്കും ചിലവര് ആഹ് ഓരോന്നിനും ഓരോ design ആ പണ്ടത്തെക്കെന്ന് വെച്ച് കഴിഞ്ഞാ ഒരെ level സാധനങ്ങളാ വന്നുകൊണ്ടിരുന്നെ ഇപ്പൊ അങ്ങനെല്ലട്ടാ എല്ലാം same ആ നേരത്തെ double chip ൽ കിടന്നതിപ്പോ single chip ആക്കി അങ്ങനൊക്കെ ഓരോന്നായി ഇപ്പൊ in built form processor തന്നെ ആക്കിയില്ലേ

generation മാറും തോറും സാധനങ്ങളുടെ level ഉം മാറിക്കൊണ്ടിരിക്കുന്നു ഹും മാറിക്കൊണ്ടിരിക്കും ഓരോ പ്രാവശ്യം ഇപ്പൊ തന്നെ ഇപ്പൊ ഈ phone തന്നാണെങ്കി തന്നെ ഏതെല്ലാം രീതിയിൽ ഓരോ അഹ് ഓരോ മാസവും ഓരോ ദിവസവും എത്ര മാത്രം മാറ്റങ്ങളാ വരുന്നേ ഇതില്

പണ്ടൊക്കെ പണ്ടത്തെ ഒക്കെ ഞാനൊക്കെ എത്ര വർഷമായി ഞാനൊക്കെ ഒരു പത്ത് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഉയോഗിച്ച എന്തുവാ അതിൻ്റെ പേര് ഈ scanner ഉണ്ടല്ലോ ഇപ്പോ ഒരു മനുഷ്യർക്കും വേണ്ട ഇവിടെ കിടപ്പുണ്ട്

ആഹ് scanner ആദ്യത്തെ use എയ്യുന്നെ അക്ഷയ center ലായിരിക്കും ഉം printer

നമ്മ എപ്പെങ്കിലും scanner വച്ച് pay off എയ്യണ്ട കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്

അങ്ങനൊക്കെ ഓരോ കാര്യങ്ങള് generation ആ ഒന്നിനും വണ്ടിടെ ആയാലും ശരി BSsix വന്നു j four നേക്കാട്ടിം updation ആണ് BSsix technology മാറ്റി വണ്ടിടെ പണ്ടേത്തെ വെള്ളോ sensor ഉ ഇപ്പില്ലായിരുന്ന് ഇപ്പൊ വണ്ടിയെല്ലാം sensor വണ്ടിയായി അങ്ങനെ കൊറേ കാര്യങ്ങളില്ലേ അപ്പൊ ഓരോന്നിനും companies കുറച്ച് വെട്ടിക്കുറച്ച് ചെറിയ ചെറിയ രീതിയിലാക്കിക്കൊണ്ടിരിക്കയാ

അവിടത്തെ അവിടത്തെ വീട്ടില് അതിലെന്തുവായിരുന്നു കുഴപ്പം ഇതുണ്ടായില്ലായിരുന്നോ ചേച്ചിയുടെ port എയ്യാനും തയ്യാറായില്ല

അവിടത്തെ use എയ്യാണെങ്കില് കുഴപ്പമില്ലാതെ കിടന്നോടും പക്ഷെ പഴയ road ആയിരുന്നെങ്കി നല്ല മുഴുവൻ മറ്റേ ചവറ് quality ആണ് ഒരു പക്ഷെ ഇതൊരു ഒരു വർഷത്തിൽക്കൂടുതൽ ഒന്നും ഇ സാനം ഓടത്തില്ല എന്താന്നറിയത്തില്ല അല്ലെങ്കി ഒന്നര വർഷം minimum രണ്ടു വർഷം

നമുക്ക് പറയാൻ പറ്റത്തില്ല പഴയകൂട്ടൊന്നും അല്ല എല്ലാത്തിനും ഏറെ വ്യത്യാസങ്ങളാ പഴയ laptop ആണ് ഇപ്പൊഴും അടിപൊളിയായിട്ടെന്റെ ചേലൊരൊക്കെ പഴയ laptop ഉം തേടി വരും

പഴയത് ചിലവരിക്ക് പഴയ laptop മതിന്ന് പറയും പഴയ laptop വച്ചാ proper നമുക്ക് ഊരിയെടുത്ത് ഇടാൻ പറ്റുന്ന സാധനാണ്‌ മറ്റേതാവുമ്പം fixed വരുന്നയാണ് ഇത് ഇങ്ങനെ battery charge ഉം back up ഉ ഒക്കെ കൂടുതലുണ്ടെന്നെ ഇല്ലു പക്ഷെ പഴയത് ആവുമ്പം വലിയ complaint ഒന്നും കാണത്തില്ല അപ്പൊ നമ്മളതിൻ്റെ മാറിയാ തന്നെ

പഴയതിനെ ആവുമ്പം ഉപേക്ഷിച്ച് പുതിയതിനെ മറ്റേ technology മാറുമ്പോ അതിനനുസരിച്ച് ഓരോ സാനത്തിൻ്റെയും ലേശം ഓരോന്നിൻ്റെ difference വരുത്തും ആദ്യം തന്നെ എല്ലാം കണക്കെന്നെ എല്ലാം പുതിയ പുതിയ technology വരുന്നു പഴയ technology ടെ അത്രേം മറ്റേ advance ആണ് വരുന്നത് വേറെന്തൊക്കെ വ്യത്യാസങ്ങള് ശരിയാണ് നേരത്തെ തന്നെ നേരത്തെത് എന്ന് പറഞ്ഞ computer എന്ന് പറഞ്ഞാ ഏർ ഒരു പെട്ടി പോലത്തെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചെറിയ ഇതായി LCD പോലത്തതായി അത് കഴിഞ്ഞ് LED ആയി പിന്നെ ഇപ്പൊ പിന്നെ കയ്യില് കൊണ്ടു നടക്ക പിന്നെ laptop ആയി ഇന്ന് അതിൻ്റെ എന്താ പറയണേ വണ്ണം കുറച്ച് ചെറിയ ഇതാക്കി പിന്നെ മടക്കുന്ന രീതിയാക്കി ഇനിയെന്തുവാ ആക്കും തന്നെ എത്രയെത്ര എത്രയെത്ര മാറ്റങ്ങളാ പഴയ സാനങ്ങള് തന്നെ ഇട്ട് use ചെയ്താല് വലിയ complaint വരുന്നില്ല അതാണ് അയിന്റെ കുഴപ്പം പുതിയതിനാവുമ്പം നമ്മള് വെച്ച് use എയ്ന്നോണ്ട് അപ്പൊ എത്ര മാത്രം use എയ്തയാന്ന് company പറയുന്ന രീതിലൊക്കെ use ചെയ്തു കഴിഞ്ഞാ എല്ലാർക്കും പഴയ വല്ല laptop use battery back up ഉം കൂടുതല് വേണം കൂടുതല് കാലം work എയ്യണം slim വേണം അങ്ങനെക്കെ നോക്കി പോവുമ്പോഴത്തേക്ക് എല്ലാർക്കും slim മതി പണ്ട് CD drive വരുവായിരുന്നു ഇപ്പൊ CD drive ഇല്ല CD drive നു പകരം അത്രേം കൂടെ slim ആക്കി ഇങ്ങന ഓരോന്നോരോന്ന് ചെയ്തോണ്ടിരിക്കുന്ന് മാറ്റങ്ങൾ അനിവാര്യമാണ്‌ എന്നും ഒരേ technology ൽ പോകാൻ പറ്റത്തും ഇല്ലല്ലോ അതൊക്കെക്കൊണ്ടായിരിക്കാം എല്ലാര്ക്കും ഓരോന്നോരോന്നും വേണം അതുപോലെ എല്ലാരിക്കും customers ന് ആയാലും എല്ലാം slim ആണ് കൊണ്ട്നടക്കണം അവർക്കവിടെ കൊണ്ടു നടന്ന് use എയ്യണം ഇനി ഇപ്പൊ MAC ൻ്റെ ആണെങ്കിലും ശരി complaint വരത്തില്ലെങ്കി തന്നെ അവർക്ക് MAC ൻ്റെ ചെറിയ configuration ആയാലും slim സാധനം ആയാലും നല്ല performance ആയതു കൊണ്ടും അവർക്കത് മതി ഏകദേശം നല്ല quality board quality സാനം എത്ര ലക്ഷം രൂപ കൊടുത്തിട്ടാണെങ്കിലും സാനം perfect ആണ് MACbook ആപ്പിൾൻ്റെ phone ആയാലും

MAC ൻ്റെ complaint വന്നാ പിന്നെ നോക്കലും പാടാണ് MAC ൻ്റെ

ഉം നല്ല ഇതായിട്ട് കിട്ടുകയും ചെയ്യും ഇല്ലെ വിലയും